ആ ഞാനും ആ സുഖായിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഉപജില്ലാ ഓട്ടമത്സരത്തിന് എന്റെ ഒരു സഹോദരന് ഒന്നാം സ്ഥാനം ലഭിച്ചു വളരെ വളരെ മികച്ച കാര്യം ആ ഈ ഇതും അത്പോലെ തന്നെ നമ്മുടെ ഇപ്പോ ലോകത്തില് ഇപ്പോ ഏഏ ഏറ്റവും വലിയ ഏ കാല്പന്തിന്റെ ഏ ഉൽസവമായ ലോക കപ്പ് നടക്കുകയാണല്ലോ അപ്പോ ആ വേളയില് എനിക്ക് നിന്നോട് കുറച്ച് സംശയങ്ങൾ ചോദിക്കണമെന്നുണ്ട് കാരണം എനിക്ക് കായികമായ കായിക കായികമായിട്ടുള്ള പരിപാടികളെ കുറിച്ചോ അല്ലെങ്കില് അതിനുള്ള അത്തരത്തിലുള്ള കളികളെ കുറിച്ചോ വലിയ ധാരണ ഇല്ല . എന്നിക്കതിനെ കുറിച്ച് ഒന്ന് എ പറഞ്ഞു തരാമോ നീ തീർച്ചയായും ബിലാൽ ഈ കായികം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സാർവത്രികമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യമാണല്ലോ അത്പോലെ തന്നെ കായിക മേഖല എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും സമ്പല്ഘടനയ്ക്കു തന്നെ ഒരുപാട് ഉപകാരം ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണ്.അപ്പം ആ ഒരു അവസരത്തിൽ കായികം നമ്മുടെ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തികൊണ്ട് വേണം നമുക്ക് ആ കായിക പരമായ ഒരു പ്രതിഭ ആ പ്രതിഭയിലൂടെ ആ ഒരു കഴിവ് ഉണർത്തിയെടുക്കാൻ അത്പോലെ തന്നെ ആ ഒരു കായിക മേഘലയെ വളർത്തിയെടുക്കാനായിട്ട് തരത്തിലുള്ള പുതിയ മാനം സൃഷ്ടിക്കുവാനും സാധിക്കാൻ

അധ്യാപകരോ എന്നെ ഒട്ടും പ്രേരിപ്പിച്ചിരുന്നില്ല ആയതിനാൽ എനിക്ക് ഇതിനെ കുറിച്ച് ഒരുതരത്തിലുള്ള ധാരണയും ഇല്ല. ഈ കാൽപ്പന്ത് കളിയുടെ അടിസ്ഥാനം ഒന്ന് പറഞ്ഞുതരാമോ . എന്താണ് അതിന്റെ കായിക പരമായിട്ടുള്ള കാര്യങ്ങൾ ഈ കാൽപ്പന്ത് കളിയെ സാംബന്ധിച്ചിടത്തോളം പതിനൊന്നു പേരടങ്ങുന്ന രണ്ടു ടീമുകളാണല്ലോ അപ്പോ അതിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം കാഴ്ച വച്ച ഏറ്റവും നല്ല ആ ഒരു ഏ കളിക്കാർ തമ്മിലുൽ ഏറ്റവും നല്ല ബന്ധമുള്ള ബന്ധമുള്ളപ്പോഴാണ് ആ അവർക്കാണ് ഏറ്റവും കൂടുതൽ വിജയം കിട്ടുന്നത് ആ അത് ഈ ഈ കായികപരമായിട്ടുള്ള ഒരു പ്രവർത്തനം ആയത്കൊണ്ട് തന്നെ അതില് ഒരു എത്ര എത്ര ആളുകളുണ്ട് അതില് ഈ ഓരോ കളി ഓരോ കാൽപ്പന്ത് കളിയിലും ഒരു കാൽപ്പന്ത് കളിയിൽ രണ്ടു ടീമുകളുണ്ട് അപ്പോ അതിൽ പതിനൊന്ന് പതിനൊന്ന് പേരുവച്ചാണ് പതിനൊന്ന് പേരാണ് ഏ ഒരിടത്ത് ഉള്ളത് അത്പോലെ തന്നെ ഒരുപാട് ഇതിന്റെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാനായിട്ട് ഒരു പാട് പേരുടെ ആവശ്യമുണ്ട്

അപ്പോ അത്പോലെ തന്നെ എല്ലാ രാജ്യങ്ങളും എല്ലാ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വിഷയമാണല്ലോ കായികം അപ്പം അതില് നമ്മടെ ഭാരതവും ഒട്ടും മോശമല്ല ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം സവിശേഷകരമായിട്ടുള്ള ഒരു കായിക വിദ്യാഭ്യാസം നമ്മൾ ഇവിടത്തെ വിദ്യാർഥികളിൽ നല്കുന്നു എന്നത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ആ അതേ അതേ ഞാൻ ഇങ്ങനെ എന്റെ ഒരു ആരോഗ്യ പ്രശ്നവുമായി ഒരു ആരോഗ്യ വിദഗ്ദ്നെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ എപ്പോഴും കായികപരമായിട്ടുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുക

അതിനെകുറിച്ച് പല പലരും പറയുന്നുണ്ടല്ലോ സ്ഥിരീകരിച്ച് ആ ശാരീരികമായ ഏ മായ ഗുണങ്ങളെക്കാൾ കൂടുതൽ ഇതിന് മാനസികമായ ഗുണങ്ങളുണ്ടല്ലോ

ബന്ധത്തിലൂടെ മാത്രമേ അത് മാറ്റാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള ഒരു വളർച്ചയ്ക്കും

കായികത്തെ കുറിച്ച് പറഞ്ഞ് കായികപരമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് അതികരിച്ച് പോയീന്നു തോന്നുന്നു. നമുക്ക് പിന്നെ ഒരിക്കൽ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു .